നമസ്‌കാരം ആൽബർട്ട് നമസ്‌കാരം ഫെനീറ്റ

ഞാനിപ്പോ നടക്കാൻ പോയിട്ട് വന്നേയുള്ളു ഓ അതെയോ നടക്കാൻ ഇഷ്ടമാണോ ഫെനീറ്റയ്ക് ? അതെ അതെ ,എനിക്ക് വയങ്കര ഇഷ്ടമുള്ള ഒരു വിനോദമാണ് നടക്കാൻ പോവുക ആണല്ലേ ,,നടക്കാൻ പോകുന്നത് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്

എനിക്ക് വളരെ സരസമായ വിനോദങ്ങൾ മാത്രമേയുള്ളു സിനിമാ കാണുക അതേപോലെതന്നെ പടം വരയ്ക്കുക ആഹ് പിന്നീട് യാത്രകളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് അതൊരു ചെറിയ വിനോദമാണ് ആണല്ലേ യാത്രകൾകൊക്കെ പോവാൻ താല്പര്യമുള്ളതാണല്ലേ, ചലച്ചിത്രങ്ങളൊക്കെ കാണും, ഏത് രീതിയിലുള്ള ചലച്ചിത്രങ്ങളാണ് താല്പര്യമുള്ളത് ? പഴേകാലത്തെയാണോ ഇപ്പഴത്തെയാണോ? ഞാൻ എല്ലാ തരം ചിത്രങ്ങളും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിപ്പോ പഴയ കാലങ്ങളിലെയും പുതിയ കാലങ്ങളിലെ ആയാലും ആഹ്ഹ് കൂടുതൽ നിലവാരമുള്ള സിനിമകൾ എന്നും ഞാൻ ആഹ്ഹ് തിരക്കഥയിലും അതേപോലത്തന്നെ ഇപ്പോൾ പുതിയതായി ഇറങ്ങുന്ന ആഹ്ഹ് ജയ ജയ ഹേ പോലത്തെ ഒരു നല്ല സിനിമയൊക്കെ കണ്ടാർന്നോ ? ആഹ്ഹ് അത് ഞാൻ കണ്ടാർന്നു ആ സിനിമ അതെനിക്ക്യു വളരെ ഇഷ്ടപ്പെട്ടാർന്നു ആ സിനിമ

അത് ആഹ്ഹ് അതെ അതെ എന്താ ചോദിച്ചത് ?

ആ അതെ അതെ ഞാൻ ഈ എൻ്റെ വിനോദങ്ങളന്ന് പറയുമ്പോ ഞാനും ആൽബെർട്ടിനെ പോലെ ചലച്ചിത്രങ്ങൾ കാണാൻ വയങ്കര താല്പര്യമുള്ളൊരാളാണ് പിന്നെ ഞാൻ പുസ്തകം വായിക്ക്യും പിന്നെ ഞാൻ ഞാനും പടവും വരക്കും ചിത്രങ്ങൾ വരക്കാൻ എനിക്കിഷ്ടാണ് ഞാനിങ്ങനെ എനിക്ക് ആൾക്കാരെ നോക്കി ഇല്ലെങ്കിൽ എൻ്റെ മുമ്പി കാണുന്ന എന്താണോ കാഴ്ച അത് ഞാൻ നോക്കി പതിപ്പിക്കാൻ നോക്കും അങ്ങനെ ഞാൻ വരച്ച്‌ ആഹ്ഹ് നോക്കാറുണ്ട് ആണോ ഞാൻ അത്ര വല്ല്യ വരക്കാരനൊന്നുമല്ല എൻ്റെ വരകളൊക്കെ സാദാരണ വരകളാണ് ഇതേപോലെ ആൾക്കാരെ നോക്കി അത്പോലെ വരക്കാനൊന്നും കഴിവെനിക്കില്ല ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിവയ്ക്കാൻ ഒന്ന്, ഒന്ന് എന്നെത്തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വര ഉപയോഗിക്കുന്നത് അതെ അതെ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് വയങ്കര സന്തോഷവും സമാദാനവും, നമ്മുടെ തിരക്കേറിയ ജീവിതത്തിലും പ്രശ്നങ്ങളേറിയ ജീവിതത്തിലും നമ്മൾ വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്ദെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനവും ഉണ്ടാവും അതെ ഈ ചലച്ചിത്രമൊക്കെ കണ്ടിരിക്കുമ്പോ നമുക്ക് വയങ്കരയിട്ട് നമ്മടെ മനസ്സ് നമ്മടെ ചിന്തയും എല്ലാം ആ ഒരു നമ്മടെ പ്രശ്നങ്ങളീന്നൊക്കെ മാറി അകന്ന് നിന്ന് നല്ല ഒരു രീതിയിൽ നമ്മടെ ചിന്ത പോവും

അതെയതെ അതേപോലെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുമ്പോ നമ്മൾ ഇങ്ങനത്തെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് വളരേ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് നമ്മൾക്ക് ചിന്തയും ദേഷ്യവും നമ്മുടെ എല്ലാം മാറി നമ്മുടെ ശരീരത്തിന്ന് മാറി നമ്മുടെ ചിന്തയിൽന്ന് മാറി നമുക്കൊരു സമാധാനം ഒക്കെ കിട്ടുന്നത് വിനോദം നമ്മളെ ശെരിക്കും നമ്മെളെ സഹായിക്കും നമ്മളെ മൊത്തത്തിൽ ഒരു സന്തോഷവാനായും സന്തോഷവതിയായിട്ടും ജീവിക്കാൻ സഹായിക്കും എന്നാണ് ഞാൻ പറയുന്നത് ആണല്ലേ ശെരിയാണ് ഞാനും അതിനോട് യോജിക്കുന്നു അതെയതെ പുസ്തകങ്ങളും ഞാൻ വായിക്കാറുണ്ട് ബെന്യാമിൻ്റെ പുസ്തകം ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു എഴുത്തുകാരനാണ് എനിക്ക് ബെന്യാമിൻ ഓഹ് ഞാനും അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട് ആഹ് അതെയതെ ഞാനും വായിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആൽബർട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാം ഇതിനെ കുറിച്ച് അതിയായ സന്തോഷം ഉണ്ട് എനിക്ക് ആൽബർട്ട് ആയിട്ട് എനിക്ക് സംസാരിച്ചത് ഇന്ന് ഒരുപാട് നന്ദി ഞാൻ നമുക്ക് നേരിട്ട് ഒരു ദിവസ്സം കണ്ടുമുട്ടാം ആൽബർട്ട് ഓഹ് ശെരി ശെരി ഞാനും അതിനായി കാത്തിരിക്കുന്നു എങ്കിൽ ശെരി സനീറ്റാ